നിറത്തിൽ സ്കൂളിൻ്റെ ബോഡറിൽ എന്തോ എഴുതിയിരിക്കുന്നതായി ദൂരത്തു നിന്ന് കാണാൻ സാധി--

പൊളിഞ്ഞു പുറകുവശത്ത് ആയിട്ട് നിരവധി മരങ്ങളും മുൻവശത്ത് ഒരു കൊടിമരവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഹോട്ടലിന്റെ മുകളിലായി നിരവധി ഷോപ്പുകളും നമുക്ക് കാണാൻ സാധിക്കുന്നു.

ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാലവും അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന--

കോൾഗേറ്റ് പേസ്റ്റുകളും നിരന്നിരിക്കുന്നു കൂടാതെ രണ്ട് ആൾക്കാരെ നമുക്ക് സ് കാണാൻ സാധിക്കുന്നുണ്ട് ടാർപായെ കൊണ്ടാണ് മേൽക്കൂര ഇതിൽ മെനഞ്ഞിരിക്കുന്നത്.

വളരെ മനോഹരമായ ഒരു കടയാണ് നമ്മള് ചിത്രത്തില് കാണുന്നത്.

ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു ബാങ്കിൻ്റെയോ ഒ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെയോ ഉൾവശമാണ്.

നിരവധി ജനങ്ങൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു.

മഞ്ഞ നിറങ്ങളാൽ സമ്പുഷ്ടമായ ഈ ചിത്രത്തിൽ നിരവധി തെങ്ങുകളും മരങ്ങളും ഒരു കല്ലുകളാൽ പാകിയ ഗേറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നു.

അതിൻ്റെ ചുവരുകൾ കല്ലുകളാൽ നല്ല വൃത്തിയിൽ ചെയ്തിരിക്കുന്നു.

ക ഖ ഗ ഘ ങ ച ക ച ക ഞ ട ക ട ക ണ പ ക പ ക ങ.

ബ്ലൈക്കാ ബ്ലൈക്കാ ണ ടോയിക്ക ടോയ്ക്കാ ണ ബ്ലിഞ്ചിക ബ്ലിഞ്ചിക ണ--

തീരെ വ്യക്തമതല്ലാത്ത ഈ ചിത്രത്തിൽ ഒരു വ്യക്തിയെ നിവർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ചിത്രത്തിൽ കാണുന്നത് മജെസ്റ്റിക് എന്നൊരു റസ്റ്റോറന്റ് ആണ് കറുപ്പ് നിറത്തിൽ മഞ്ഞ നിറത്തിലുമുള്ള ഈ റസ്റ്റോറന്റ് വളരെ മനോഹരമാ--

ചിത്രത്തിൽ എന്തൊക്കെയോ സോഫകളും നെറ്റുകളും ഒക്കെ കാണുന്നു.

ബാങ്കിന്റെ എ_ടി_എം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ--

ബിൽഡിങ്ങിന്റെ പൊറത്ത് നീല നിറത്തിൽ ടാർപ്പായി വിരിച്ച ഒരു മറ്റൊരു ബിൽഡിങ്ങും നമുക്ക് കാണാം.

ചിത്രത്തിലുള്ളത് എന്താണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല.

ഇത് എങ്ങനെങ്കിലും തീർക്കണമെന്നാണ് എനിക്കുള്ളത് ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല എന്തൊക്കെയോ ഫാഷൻ ഷാപ്പുകളും ഒക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട്.

ചിത്രമാണ് ഈ ചിത്രം ആരെടുത്താലും അയാൾക്ക് അടേംങ്കപ്പ സൂപ്പർ സാനം.

എങ്ക പോച്ച് എന്ന പോച്ച് എല്ലാമെ പോച്ച് ഒന്നുമേ പൊറിയുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല പ്ലീസ് കോപറേറ്റ് വിത്ത് മി .

ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ന--

ചിത്രത്തിൽ നിരവധി വർണ്ണങ്ങളാൽ സമ്പുഷ്ടമായ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.